hello നമസ്ക്കാരം സജാദേ കേൾക്കാമോ മിദ്‌ലാജ് കേൾക്കുന്നുണ്ട് ഒന്ന് നമ്മുക്ക് നമ്മൾ ഇതിന് മുമ്പ് ചർച്ച ചെയ്തിരുന്നത് sports നെ കുറിച്ച് അതെ ആകമാനം total ഒന്ന് ചർച്ച ചെയ്തു

ഒരിക്കലുമൊരു football ലോ cricket ലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് എത്രയോ ഇനങ്ങൾ എണ്ണമറ്റാത്ത ഇനങ്ങൾ അതിൽ കൂടി ചേരുന്നുണ്ട് ഒരു football കൊണ്ടോ ഒരു cricket കൊണ്ടോ ഒരിക്കലും ഒരു sports എന്ന വിശാല അർത്ഥത്തെ ഒതുക്കി നിർത്താൻ കഴിയില്ല എങ്കിൽ കൂടി foot ball ഉം cricket ഉം അതിൽ വലിയ തോതിൽ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒര് സ യാഥാർഥ്യം തന്നെയാണ് അപ്പൊ നമ്മുക്ക് ഇനി മറ്റു ചില sports ഇനങ്ങളെ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് പോലെ olympics വേദി പോലോത്ത വലിയ വേദികളിൽ ഏർ ഒരുപാട് ഇനങ്ങൾ അതിൽ ഉൾപെട്ടിട്ടുണ്ടെങ്കിൽ കൂടി പരിപാടി ഇനങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് volley ball ആയിക്കോട്ടെ ഏർ football ആയിക്കോട്ടെ അല്ലെങ്കിൽ hockey tennis shuttle പോലൊത്ത ഒരുപാട് ഇനങ്ങൾ അതിലുൾപ്പെട്ടിട്ടത് എങ്കിൽ കൂടി അതിൽ ഖേദകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് cricket പോലൊത്ത ലോക വേദി കയ്യടക്കിയ അല്ലെങ്കിൽ ലോക ജനങ്ങൾക്ക് ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ചൊലുത്തപ്പെട്ട cricket പോലൊത്ത ഒരു കായിക ഇനം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായ അവസ്ഥയാണ് എന്താണ് മിദിലാജിന് മറ്റു sports ഇനങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ളത് sports ഇനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഏത് രാജ്യത്തെ എടുത്ത് നോക്കിയാലും അവിടെ cricket എന്നല്ല foot ball എന്നല്ല മറ്റു പല കായിക ഇങ്ങളിലും

നമുക്കറിയാ നമ്മുടെ ഇന്ത്യ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കായിക ഇനങ്ങളുണ്ട് football cricket മാത്രമല്ലാതെ മറ്റൊരുപാട് കായിക ഇനങ്ങള് ഇന്ത്യയിൽ തന്നെ നമ്മുക്ക് കാണാൻ കഴിയും hockey ആയാലും volley ball ആയാലും അങ്ങനെ ഒരുപാട് ഒരുപാട് ഏർ കായിക ഇനങ്ങള് ഇണ്ട് ഓരോ നാട്ടിനും ആ നാടിന്റേതായ പ്രധാന കായിക ഇനങ്ങള് ഇണ്ടാകും ഉദാഹരണം പറയാണെങ്കിൽ ചില ഇടങ്ങളിൽ football നായിരിക്കും കൂടുതൽ താല്പര്യക്കാരും കൂടുതൽ കളിക്കുന്നതും ആ നാട്ടിലെ ആഘോഷം തന്നെ ഒരു പക്ഷെ foot football ആയിരിക്കും എന്നാൽ മറ്റ് ചി ചില ഇടങ്ങളിൽ അവിടെ football ആയിരിക്കണമെന്നില്ല cricket ഓ volleyball ഓ അങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെ ഓരോ നാട്ടിലും ആ നാടിന്റേതായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു കായിക ഇനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാകും നമ്മളിപ്പോ football നെ കുറിച്ച് കൂടുതലായി സംസാരിച്ചു cricket നെ കുറിച്ചും കൂടുതലായി സംസാരിച്ചു മറ്റു ഏതെങ്കിലും ഒര് കായിക ഇനത്തെ സജാദിന് വിശദീകരിക്കാൻ കഴിയുമോ

നമുക്കറിയാം football നെ കുറിച്ചും cricket നെ കുറിച്ചും നാം ചർച്ച ചെയ്തു ഒരുപാട് വേദികളിൽ അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് കീയടക്കിയ കായിക വിനോദ ഇനമാണ് cricket football എന്ന് നമ്മൾ ചർച്ച ചെയ്തതു യഥാർത്ഥത്തിൽ എന്നാണ്

basket ball പോലോത്ത നാം ഇന്ത്യ പോലോത്ത വലിയ രാജ്യങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കായിക വിനോദം എന്നാണ് പറയപ്പെടാറുള്ളത് യഥാർത്ഥത്തിൽ അതൊക്കെ ഈ football എന്ന cricket എന്ന മായാ ലോകത്ത് അല്ലെങ്കിൽ football എന്ന cricket എന്ന വിശാലമായ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എങ്കിൽ കൂടി അതിന് വലിയ തോതിലുള്ള സ്വാധീനം മറ്റു പല ഇടങ്ങളിലുമുണ്ട് അത്കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മടെ രാജ്യത്ത് പ്രകാരമോ അല്ലെങ്കിൽ നാം വീക്ഷിക്കുന്ന പ്രകാരമോ ഒരു football ഓ അല്ലെങ്കിൽ cricket ഓ ആയി കൊള്ളണം എന്നില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ട്ടപെടുന്ന കായിക വിനോദം മറിച്ച് ഇതുപോലോത്ത basket പോലോത്ത പല നമുക്കിടയിൽ അറിയപ്പെടാത്ത പല sports കായിക ഇനങ്ങളും അതില് വളരെ അധികം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലിത്തപെട്ടിട്ടുണ്ടാവാം നമ്മുക്കറിയാം sports നെ കുറിച്ച് നാം ഒരുപാട് ചർച്ച ചെയ്തു അതിൻ്റെ ഒരുപാട് ഉപകാരങ്ങൾ ചർച്ച ചെയ്തു അതിന്റെ ഒരുപാട് ദോശ വശങ്ങളും ചർച്ച ചെയ്തു ഇനി യഥാർത്ഥത്തിൽ നമ്മുക്ക് sports നെ കുറിച്ച് ഒന്നും കൂടി അറിയേണ്ടതുണ്ട് സമയം പരിമിതമാണെങ്കിൽ കൂടി sports നെ കുറിച്ച് നാം പറയുകയാണെന്നുണ്ടെങ്കിൽ

volley ball tournament കൾ മത്സരങ്ങൾ കേരളത്തിൽ ഉടനീളം അതിന് സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും സ്വാധീനം ചൊലുത്തപെട്ട അത്രെ volley ball ന് ഇന്ത്യയിൽ ചൊലുത്തപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ volley volleyball എന്നുള്ളത് വളരെ അധികം അറിയപ്പെട്ട ഒരു കായിക വിനോദമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിന് വളരെ അധികം ഏർ ഉപകാരപ്പെടുന്ന ഒരു കായിക വിനോദവും കൂടി ആണ്

ശരീരത്തിനുള്ളിൽ മറിഞ്ഞ് കിടക്കുന്ന പല അവയവ പല ഇതിനും ഉപകാരപ്പെടുന്ന പല കായിക വിനോദങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ chess നെ എടുത്ത് പരിശോധിക്കാന്നുണ്ടെങ്കിൽ അത് കൊണ്ട് ഇപ്പോൾ ആ chess കളിക്കുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഗുണം ഒന്നും ഇല്ലാ എങ്കിൽകൂടി അതൊക്കെ അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്താണ് അങ്ങനത്തെ കായിക വിനോദങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ chess നെ പോലോ chess പോലോത്ത കായിക വിനോദങ്ങളെ കുറിച്ച് മിദിലാജിന് പറയാനുള്ളത് അത് അ കാര്യം പറഞ്ഞത് വളരെ യാഥാർഥ്യമാണ് ശരീരത്തിന് പ്രത്യേകിച്ച് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് ഗുണം ഒന്നുമില്ലാത്ത കുറേ കായിക ഇനങ്ങളുണ്ട് chess പോലോത്ത എന്നാൽ അവ ആരോഗ്യത്തിന് വേണ്ടി ശരീരത്തിന് ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ കൂടി അവൻ്റെ ബുദ്ധി വികസിക്കാനും അവൻ്റെ ബുദ്ധി വികസിക്കാനും അത് കാരണമാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവൻ്റെ ബുദ്ധിയെ chess കളിക്കുന്നതിലൂടെ അവൻ്റെ ബുദ്ധിയെ വികാസിപ്പിക്കുകയും അവൻ്റെ ബുദ്ധി വികസിപ്പിക്കാൻ chess പോലോത്ത കളികൾ കൊണ്ട് സാധിക്കും അവൻ്റെ ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യുന്നോണ്ട് chess പോലോത്ത

ഒന്നില്ലെങ്കിൽ ആരോഗ്യപരമായി കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ബുദ്ധിപരമായക്കൊണ്ട് അവൻ്റെ ഒരു വർധനവൊരു വികാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ കായിക ഇനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ കായിക വിനോദങ്ങൾ എല്ലാ മനഃപ്രയാസങ്ങളിൽ നിന്നും അങ്ങനെ ഒരു സമാധാനം നകുന്ന ഒന്ന് കൂടിയാണ് അപ്പങ്ങനെന്തെങ്കിലും ഒരു പ്രയാസം വന്ന് കഴിഞ്ഞാൽ മാനസികമായിക്കൊണ്ട് ഒരാള് തളർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ എല്ല ബുദ്ധിമുട്ടുകളും അവന് ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടകളും വന്ന് മനസികമായികൊണ്ട് തളർന്ന ഒരാൾക്ക് വല്ല കായിക വിനോദത്തിലും ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവന്ന് അവനാ ഏർപെ അവനാ ഏർപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും ആ പ്രയാസത്തിൽ നിന്നും ഒരു സമാധാനം ലഭിക്കുകയും ചെറു സമാധാനം ലഭിക്കുകയും അത് അഹ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മന പ്രയാസത്തെ ചെറിയൊരു ശതമാനം അകറ്റി നിർത്താനും അവനൊരു സന്തോഷം കണ്ടെത്താനും ഈ കളി വിനോദങ്ങളിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഓയോ മാനസികമായിക്കൊണ്ട് തളർന്ന ഒരാൾ അങ്ങനെ ഇരിക്കയാണെങ്കിൽ അവൻ depression ആയി പോവുകയും ചെയ്യും depression ആയി പോവും എന്നാൽ അവൻ വല്ല കായിക വിനോദങ്ങളിലും അവന് താല്പര്യമുള്ള

അവൻ്റെ മനസ്സിൽ നിന്ന് തൽക്കാലം നീങ്ങി നിൽക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതൊരാൾക്കുമൊരു സമയം ഏർ സമയം പോകാത്തൊരു അവസ്ഥ വരുകയാണെങ്കിൽ ഒരു ആകെ mood off ആയി ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാം പല കായിക വിനോദങ്ങളിലും ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഒരു mood off മാറികിട്ടുകയും അവൻ്റെ

അവൻ്റെതായ ഉൻമേ ഉന്മേഷം ലഭിക്കാൻ കഴിയെ സാധിക്കും തടഞ്ഞ് കൂടി ഇരിക്കുന്നതിൽ നിന്നും അവൻ്റെ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന ഒരാൾ ആ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന സമയമെല്ലാം ഏതെങ്കിലും കായിക വിനോദത്തിന് അവനാൽ സാധിക്കുന്ന ഒരു കായിക വിനോദത്തിന് വേണ്ടി ആ ചടഞ്ഞ് കൂടി ഇരിക്കുന്ന സമയം ചിലവഴിക്കുകയാണെങ്കിൽ അവന് അതൊരു മുതൽക്കൂട്ടായി മാറും അവൻ്റെ ആരോഗ്യത്തിനും അവൻ്റെ കഴിവുകളെ വർധിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ കായിക ഇനങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ martial arts കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ കാര്യങ്ങളും തന്നെ

കായിക ഇനത്തിന്റെ പരിതിയിൽ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിഷയത്തിൽ സജാദിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത്തരത്തിൽ ഉള്ള ചില കായിക ഇനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ martial arts പോലെയുള്ള ഇനങ്ങളും ഇതിൽ പെടുന്നു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം അത് ഒര് കായിക ഇനോദ വിനോദമായി ഈ ഒരു സ സ സാഹചര്യത്തിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ആണെങ്കിൽ കൂടി അതിനെ ഒരു കായിക വിനോദമായി എണ്ണുന്നവരുമുണ്ട് അല്ലെങ്കിൽ അതിനെ എണ്ണാത്തവരുമുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ sports നെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നത് എന്താന്ന് ചോയ്ച്ചാല് sports എന്നുള്ളത് ഒരു തലത്തിൽ എന്താ ഇപ്പൊ sports എന്നുള്ളത് ഒരു തലത്തിൽ അത് ഒരു തലത്തിൽ എന്നല്ല അധികതും

അതിൻ്റെ ചില ദൂഷ്യവശങ്ങൾ എന്താണെന്ന് ചോയ്ച്ചാൽ അല്ലെങ്കിൽ sports ന്റെ ചില ദൂഷ്യവശങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് അതിനെ ഒരു ആരാധന വസ്തുവായി എടുത്ത് അതിനെ ഒരു ആരാധനായി ആരാധനയായി കണ്ട്

എത്തിക്കുന്നില്ല എങ്കിൽ കൂടി ചില മാരകമായ അവസ്ഥയിലേക്കും അത് എത്തിക്കുന്നുണ്ട് കാരണം ചില നമുക്കറിയാം നാം പത്ര മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ് ചില sports ഇനങ്ങളിൽ അല്ലേൽ ചില കായിക ഇനങ്ങളിൽ over ആയി ഇടപ്പെട്ട് അത് പിന്നീട് തർക്കത്തിനും വഴക്കെനും ഉം പ എന്തിന് കൊലപാതകത്തിന് വരെ ഇരയാകുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ അത് sports നെ മാരകമാക്കുന്ന അല്ലെങ്കിൽ sports നെ മോശമാക്കി കാണുന്ന ഒര് അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ഖേദകരമായ അവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമ്മു നാം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ചോയ്ച്ചാൽ നമ്മളൊരു sports നെ എടുക്കേണ്ടത് അതിന്റെതായ spirit ൽ മാത്രമേ എടുക്കാവൂ അല്ലാതെ sports നെ വലിയൊരു ആരാധന വസ്തുവായി കണ്ട് മറ്റൊന്നിനും സമയം കണ്ടെത്താതെ ഇതിനു മാത്രം സമയം കണ്ടെത്തി അതിനെ വലിയതോതിൽ മോശമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക നാം എന്ത്കൊണ്ടാണോ ഇതിൽ ഇടപഴകുന്നത് ആ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ വെച്ച് sports നെ നല്ല രീതിയിൽ കണക്കാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് sports ഇനങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് ഇത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഒന്നൊരിക്കൽ മാനസിക കരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക പരമായിട്ട് വരെ sports ൽ നിന്നും ലാഭകം ഉണ്ടാക്കുന്നുണ്ട് വലിയൊരു തോതിൽ സാമ്പത്തിക ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മ വെറും ഒരു മാനസിക അല്ലെങ്കിൽ ശാരീരിക ലാഭം മാത്രമല്ല ഇതിൽ നിന്നും കിട്ടുന്നത് മിദ്‌ലാജിന് ഇനി കൂടുതലായി എന്തെങ്കിലും കൂട്ടി ചേർക്കനുണ്ടോ

നന്ദി അറിയിക്കുകയാണ് thank you നമസ് നന്ദി